എന്തൊക്കെ മോളെ വിശേഷം എന്താ അടിപൊളിയാണ് അങ്ങനെ പോണു സുഖംതന്നെ നിങ്ങൾക്ക് സന്തോഷല്ലേ

ഇപ്പൊ ഇവിടെ രണ്ട് ദിവസായിട്ട് വലിയ ചൂടൊന്നുല്ല എങ്കിലും മഴയുല്ല അഹ് മൂടിക്കെട്ടി നിക്കുന്നൊരു സാഹചര്യം ഒരു കാലാവസ്ഥായാണ് ഇവിടെ അനുഭവപെട്ടു കൊണ്ടിരിക്കുന്നത് ഇതിനും മുമ്പ് ഒക്കെ ഒരുപാട് ചൂട് അധികമായ ചൂട് അനുഭവപ്പെട്ടിരുന്നു എന്താ അവിടെത്തെ അവസ്ഥ ഇവിടേം ഇത് തന്നെയാണ് അവസ്ഥ ഭയങ്കര ഏർ ഭയങ്കര പ്രശ്നങ്ങള് വരുന്നിണ്ടിവിടെ ഏത് കാലാവസ്ഥ ന്ന് പറേന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നു അല്ല നല്ല രീതിയിൽ തന്നെ ചൂടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതെ തീർച്ചയായും ഇവിടേം അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് വേനൽ കാല കാലമല്ലേ വളരെ അധികം ചൂടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ വേനൽ കാലത്തിനോട് അനുബന്ധിച്ച്‌ അനുബന്ധിച്ച്‌ വല്ല പ്രശ്നങ്ങളോ അവിടെ അനുഭവപ്പെടുന്നുണ്ടോ

കാലാവസ്ഥയാണിപ്പോ കാണപ്പെടുന്നത് എന്നാൽ കൂടിയും ഇപ്പൊളും മയ നമ്മക് കാര്യമായിട് ലഭിച്ചിട്ടില്ല ഞങ്ങടെ ഇവിടെയും ഏകദേശം നിങ്ങള് പറഞ്ഞെ പോലെ തന്നെയാണ് വേനൽ കാലം ആണെങ്കിലും മഴ അധികം ലഭിച്ചിട്ടില്ല എങ്കിലും വേണേൽ മഴ ഇപ്പൊ കൊറച്ചു ദിവസങ്ങളിൽ ആയി ലഭിക്കാറുണ്ട് എങ്കിലും തുടർച്ചയായ ദിവസങ്ങളിൽ ലഭിക്കാറില്ല ഇടക്കൊക്കെ മഴ പെയ്ത് ചോറാറുണ്ട് അത് അനുബന്ധിച്ച് തന്നെ വളരെ അധികം ചൂടും അനുഭവപ്പെടാറുണ്ട് തീർച്ചയായിട്ടും ഇവിടെയും ആ ഒരു level തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ പോലും ഈ ഒരു level ൽ കാര്യങ്ങൾ നീങ്ങിയാൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ chance ഇണ്ട് തീർച്ചയായും ഈ വേനൽ കാലത്ത് സാധാരണ വളരെ അധികം പ്രയാസങ്ങൾ നമക് അനുഭവപ്പെടാറുണ്ട് ഇപ്പൊ ഈ കൊല്ലത്തിൽ വല്ലാണ്ട് അധികം പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഒന്നും അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല ഏർ മാത്രമല്ല ഇപ്പൊ vacation time ഒക്കെയല്ലേ ഇപ്പോൾ വീട്ടില് full time ഇരിക്ക പോരാത്തതൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ ചൂട് കാരണം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ജോലിക്കൊക്കെ പോകാറുണ്ടോ

നമ്മളെ നാട്ടിൽ ഒന്നൂടെ കൂടുതൽ ചൂട് വരൂo കാരണം ഇവിടെ മലയുടെ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടിന് മല പതച്ച് കൈഞ്ഞാല് ഇവിടെ ചൂട് സഹിക്കുന്നതിലും അപ്പറം ആണ് എങ്കിൽ പോലും നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നിണ്ട് ഈ ഈ ഒരു പരിസരത്ത് നിന്ന് നിങ്ങടെ അവിടെ എങ്ങനെ ചൂടിന്റെ ഏർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഞങ്ങട അവിടെ ഇതേ പോലെ ഏർ പാഠത്തിന് അ അടു അടുത്തുള്ളൊരു പ്രദേശാണ് എങ്കിൽ പോലും ആഹ് ചൂടിന് വളരെ അധികം കൂട്റ്റ്ഹാലാണ് എന്ന് പറയുന്നില്ല അവിടെ പ്രകൃതി പരമായ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടിന് കൊറച്ചു കൊറവാണ് എങ്കിലും നിങ്ങൾ പറഞ്ഞപോലെ വളരെ അധികം ചൂടൊന്നു ഇല്ല എങ്കിലും അത്യാവിശം ചൂടുള്ള ഒരു പ്രദേശം തന്നെയാണത്

ഒഴിവായിട്ടുണ്ട് എന്നാണ് എനിക്കൊരു തോന്നുന്നത് എങ്കിൽ പോലും ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ മരണപ്പെടുകയുണ്ടായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സഹിക്കാൻ കൈയ്യാതെ ഓരോ രോഗങ്ങൾ വന്ന്

ധാരാളം വളർത്തുന്ന ഒരു പ്രദേശം ആണ് എങ്കിലും അവയ്ക്കൊന്നും വലിയ അപകടം ഒന്നും ഉണ്ടായിട്ടില്ല ഈ കൊല്ലത്തിൽ വേനൽ കാലത്ത് അതൊക്കെ അവർ അതിജീവിച്ച് പോന്നിട്ടുണ്ട് പിന്നെ അവിടെ കുടിവെള്ളത്തിനും മറ്റും വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഈ വേനൽ കാലം വന്നു കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു വെള്ളത്തിന്റെ ക്ഷാമം ഭയങ്കര രൂക്ഷമായി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾടെ നാട് എന്ന് പറയുന്നത് എങ്കിൽ പോലും ഇവിടെ ഈ പ്രാവിശ്യം എന്ന് പറയുന്നത് ഞങ്ങളവിടെ പൊതുവെ ജലനിധി കാര്യങ്ങളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഒരുപാടു ഉള്ളത് ഇവിടെ ന്ന് പറഞ്ഞു കൈഞ്ഞാൽ ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ ഇണ്ടാവുന്നൊരു

എന്നിരുന്നാൽ പോലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളത്തിന്റെ ഒരു ക്ഷാമം ന്നു പറയുന്നത് വളരെ വളരെ രൂക്ഷമായ ഒരു

അവിടെ അധികം വേനൽ കാലത്ത് കിണറുകൾ ഒന്നും വറ്റാറില്ല അതുകൊണ്ടു നിങ്ങള് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഒന്നും വെള്ളം കാരണം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല okay ഇവിടെ ന്നു പറഞ്ഞാല് വെള്ളത്തിന് ക്ഷാമം എന്ന് പറഞ്ഞ നിങ്ങടെ പോലെ കിണറുകളൊക്കെ ഒരുപാട് കുഴിച്ചിട്ട് ഇതുവരെ വെള്ളം ലഭിച്ചിട്ടില്ല പത്ത് പതി എട്ട്‌ കിണറു വരെ ഈ പരിസരത്ത് അല്ലെ തൊടുവില് കുഴിച്ചിട്ടിണ്ട് പക്ഷെ അവിടൊക്കെ ഈ പാറ കണ്ട് നിക്ക്‌ആ ന്നു അല്ലാതെ അവിടൊന്നു വെള്ളത്തിന്റെ സ്രോതസ് പോലും ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് പോലൊരു തൊട്ടടുത്ത് പാടം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു വെള്ളത്തിന്റെ കമ്മി അഥവാ വളരെ വളരെ എടുത്ത് പറയണ്ട ഒരു ആവിശ്യം തന്നെയാണ് ഇവിടെ അടുത്തതൊന്നും ഇങ്ങനൊരു വെള്ളത്തിന്റെ സ്രോതസ് കാര്യമായിട് ഇവിടെ ഈ ഒരു തൊടുവിൽ കണ്ടിട്ടില്ല അപ്പൊ ജനങ്ങൾ ഞങ്ങൾ ആഹ്

ഞങ്ങൾ വെള്ളത്തിനു ആശ്രയിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ജലനിധി അത് പോലെ തന്നെ ആഹ് ഇപ്പൊ ഇപ്പോ രണ്ടു വര്ഷം ആയിട്ട് നമ്മളെ അയാൾ വീട്ടിലെ ഒരു കിണറിൽ നിന്ന് direct pipe line വഴി ഞങ്ങളുടെ വീട്ടിൽ എത്തുന്നുണ്ട് switch on ആക്കിയാൽ സാധാ motor ഇടുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ ഉള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ രണ്ടു വര്ഷം ആയിട്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇപ്പൊ അനുഭവപ്പെടുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു പോക്ക് ആ ഒരു ഇണ്ടായത് കൊണ്ട് തന്നെ പ്രശനം ഇല്ല എങ്കിൽ പോലും അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ടാണ്‌ എനിക്കു തോന്നുന്നത് അതെ പിന്നെ ഞങ്ങടെ ഒക്കെ അവിടെ വെള്ളത്തിനു ഒന്നും വലിയ ക്ഷാമം ഒന്നും ഇല്ല ഏർ പാടത്തെ പ്രദേശം ആയതു കൊണ്ട് തന്നെ എങ്കിലും ഞങ്ങടെ അപ്പറത്തെ വീടുകളിൽ ഒക്കെ പാറ പാറ പൊട്ടിച്ചൊക്കെയാണ് വള്ളം വരുന്നത് ഈ ഒരു കൊല്ലത്തിൽ ഞങ്ങടെ കിണത്തെ വെള്ളം ഒന്ന് color മാറി വേറൊരു കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു അപ്പൊ അടുത്തുള്ള വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിരുന്നു എങ്കിലും ഞങ്ങടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആ കിണറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത് ഇത് വരെ ക്ഷാമം അതിൽ നിന്ന് നേ നേടിടേണ്ടി വന്നിട്ടില്ല

കെണറ്റില്ലേ വെള്ളം ഇപ്പൊ നേരത്തെത്തെ പോലെ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇപ്പൊ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിൽ നിന്ന് ഉപോയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ എന്ന് പറഞ്ഞു കൈഞ്ഞാല് ഈ വേനൽ മഴ ഇണ്ടാവു ഇണ്ടാവുന്നത് കൊണ്ട് കൂടിനു ചെറിയൊരു ശമനം ഒരു മുപ്പത്തിയെട്ട് degree യിൽ നിന്ന് നമ്മക്കൊരു ഒരു മുപ്പത്തിനാല് degree യിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നമ്മക് ഏർ പ്രത്യേകിച്ച് ചൂട് ഒന്നൂടെ കൊറ കൊറയും അഥവാ രണ്ടു മൂന്നു മഴ കൂടി ലഭിക്കുകയാണെങ്കിൽ നമക് ഈയൊരു ചൂടിനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് എന്റെയൊരു പ്രതീക്ഷ പിന്നെ കിണറിലെ വെള്ളം തന്നെ ഇപ്പൊ ഏകദേശം ഞങ്ങളെ വീട്ടിലെ ഒക്കെ കിണറിലെ കാണ പാറ പൊട്ടിച്ചിട്ടുണ്ട് ആ പാറകളുടെത് fifty percentage water അവിടെ നിൽക്കുന്നോന്മ്ട് കുടി വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവപ്പെടുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ സ്വന്തം കിണറിൽ നിന്നാണ് വെള്ള മുക്കുന്നത് പക്ഷെ മറ്റുള്ള ആവിശ്യങ്ങൾക്കു ഇള്ള വെള്ളം ഒന്നു ആ ഒരു കിണറ്റിൽ നിന്നും ലഭിക്കാത്തതു കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചു ഇത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് തന്നെ പറയാം ഇനീപ്പോ ഇത് മെയ് ജൂൺ ഇനിയൊരു മാസം കൂടി ഇണ്ടല്ലോ നമുക്ഈ ചൂട് ഈ ചൂട് ന്നു പറയുന്ന സംഭവം മെയ് മാസം ഈ മെയ് മാസം കൈഞ്ഞുകൈഞ്ഞാൽ തന്നെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഇടവെട്ടൊരു വേനൽ മഴ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാലാവസ്ഥ അതിനു വളരെ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ തീർച്ചയായും പിന്നെ അവിടെ ജല സ്രോതസ് ഈ കുളം മറ്റു അങ്ങനൊക്കെ വറ്റി തൊടങ്ങീറ്റുണ്ടോ ഈ വേനൽ കാലത്ത്

ആ കോളത്തില് ഈ പറഞ്ഞപോലെ വെള്ളം വറ്റി കൈഞ്ഞാൽ ഇവിടെ അടുത്തുള്ള പ്രേദേശങ്ങളിലെ ഇല്ല വെള്ളം മുഴുവൻ വറ്റാൻ chance കൂടുതലാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങടെ അവിടെ ഇത് പോലെ കിണറോ എന്തെങ്കിലും ഉണ്ടോ അല്ലെ കോളവോ എന്തെങ്കിലും ഉണ്ടോ അതെ ഉണ്ട് ഞങ്ങടെ അവിടെ അടുത്ത് എന്ന് പറയുന്നില്ല എങ്കിലും ഞങ്ങടെ നാട്ടില് ഒരു കൊളം ഉണ്ട് അത് ഈ വേനക്കാലത്ത് എല്ലാ കൊല്ലവു അത് സാധാരണ വറ്റി വാടാറുണ്ട് പിന്നെ വേനൽ കാലം കഴിഞ്ഞു മഴക്കാലം വളരെ അധികം മഴ ലഭിക്കുന്നത് മൂലം പിന്നീട് അതിലെ വെള്ളം ഉറവ എടുത്ത് അതിൽ വെള്ളം ഉണ്ടാവാറുണ്ട് കൊല്ലം കൊല്ലങ്ങളില്‍ എല്ലാ കൊല്ലത്തിലും അത് വറ്റാറുണ്ട് ആഹ് okay ഇവിടെ ന്നു പറഞ്ഞു കനിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ആണ് വെള്ളത്തിന് വെള്ളത്തിന്റെ അവിസാം എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യനും ജീവിക്കും അത്യാവിശം വേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും മനുഷ്യന് മാത്രമല്ല ഇപ്പൊ പ്രകൃതിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഏർ ജീവിക്കാൻ ഏറ്റവും അത്യാവിശ്യമായ ഒരു കാര്യമാണ് വെള്ളം എന്നത് വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യനായാലും ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവിക്കാൻ വെള്ളം ആവിശ്യമാണ് വെള്ളം ഇല്ലാത്തോരു

ആഹ് സ്ഥലങ്ങളും ഉണ്ട് ഇപ്പൊ ഞങ്ങടെ ഇവിടെ അത്ര പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ടലങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് സാധാരണ കേരളത്തെ സംബന്ധിച്ച് വാലാറി അധികം ചൂട് അനുഭവപ്പെടുന്ന കാലമാണ് വേനൽ കാലം സാധാരണ ക കൊണ്ട് തരാറുള്ളത് തീർച്ച ആയിട്ടും നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് വെള്ളത്തിന്റെ അപര്യപ്തത എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് ആണ് ഈ വെള്ളം എന്ന് പറയുന്നത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ജീവിത ശൈലിയെ തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ഈ വെള്ളം അപര്യപ്തത കൊറവ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്

pass ആകുമെന്നാണ് പറയുന്നത് എന്നാണ് അറിയില്ല എങ്കിൽ പോലും ആ ഒരു ക്ളര്യം മോദി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ ആണെന്ന് എടുത്ത് പറയാം തീർച്ചയായിട്ടും നിങ്ങടെ അവിടെ ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങടെ നാട്ടിലും അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എങ്കിലും ഇപ്പൊ കൊറേ ആൾഗാര് ആൾക്കാർ അത് ആശ്രയിച്ചിട്ടുണ്ട് അതെ തീർച്ചയാട്ടും ഒരുപാടു ആളുകൾ ഒരുപാട് വീടുകളിൽ ഒക്കെ ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഏർ പദ്ധതി എല്ലാവര്ക്കും എത്തും എത്തുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ലാഭമായിട്ട് അല്ലെങ്കിൽ ഒരു ഈ കറണ്ട് പോലെ തന്നെ ഈത് ഇതുപോലത്തത്തൊരു സംഭവം മുന്നോട്ടു വെക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾക്കും ഒരുപാട് ആളുകൾക്കും ഇതൊരു വളരെ നല്ലൊരു രീതിയിൽ തന്നെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വെള്ളം കറണ്ട് bill അടക്കുന്നത് പോലെ തന്നെ അയിന്റെ bill pay ചെയ്യാനും നമുക് കഴിയും അത് പോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും ഈയൊരു ഇത് ഏർ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു സംവൃദായം മുന്നോട്ട് വച്ച് കനിഞ്ഞാൽ നമുക്ക് നമ്മളെ പോലുള്ള വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൾ ഒക്കെ ഇതിലും കൂടുതൽ വറ്റി വരളുന്ന സ്ഥലങ്ങൾ ഉണ്ട് അവിടെയൊക്കെ വളരെ ഏറെ സന്തോഷ പൂർവം ജീവിക്കാൻ കഴിയും ഈ ഒരു പദ്ധതി കൊണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം തീർച്ചയായും അത് നല്ലൊരു പദ്ധതി തന്നെയാണ് എല്ലാവര്‍ക്കും ഇപ്പൊ വെള്ളം ഇല്ലാത്തതു കാരണം വേനൽ കാലത്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വീട്ടുകാർക്ക് വളരെ അധികം സഹായം നൽകുന്നൊരു പദ്ധതി തന്നെയാണ് അതിനോട് ഞാൻ വളരെ അധികം യോജിക്കുന്നു വലിയൊരു സഹായം ആണ് ആ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്നതു ആഹ് okay okay എന്താലും തീർച്ചയായിട്ടും ഞാൻ പിന്നീട് വിളിക്കാ ശരി

എറണാകുളത്തിന് എറണാകുളത്തിന് spot ആണ് അങ്ക ഉള്ളു ഏർ മലയാറ്റൂർ ഏർ നമ്മള് ഞങ്ങൾ friends എല്ലാരും കൂടെ ചെറുള്ളൊരു കഥയാണ് പറഞ്ഞോളൂ ജോസ് വിൻ

ന്നിട്ട് പോണ വഴിക്ക് അവിടുന്ന് ഇറങ്ങി വരുമ്പോ നോമ്പൊക്കെ പോവും

ഏർ എല്ലാ പ്രവിശ്യവും class അപ്പൊ ഞങ്ങൾ പണ്ടൊക്കെ college ഏർ pluss two ആ time ഒക്കെ ആയിരുന്നു

അപ്പൊ first time ഞങ്ങൾ train ആണ് പോയ്കൊണ്ടിരുന്നേ

പിന്നെ നമ്മള് college പഠിച്ചപോളല്ലേ car എടുത്ത് പോയെ ആഹ് college പഠിക്കാണ time ലാണ് car എടുത്ത് പോവാൻ തൊടങ്ങിയത് rent ന് car എടുത്ത് പോവാൻ തൊടങ്ങിയത് ആഹ് അപ്പം first time ഏത് ഏത് വണ്ടിയാ എടുത്തേ

ആ പോണെ പോക്കിനാണെങ്കി അത് super പോക്കായിരുന്നു

കാരണം ഒരു mall ന്ന് ഒരാളെ അടിച്ച് മാറ്റി കേറ്റി പിന്നെ beach ന്ന് ഒരാൾടെ മോന്ത അടിച്ച് പൊളിച്ചു

ഈ പ്രാവിശ്യം പോയതാണ് highlight ആയത് ആയിനും മുൻ അത് കൈഞ്ഞിട് ഒരു വട്ടം കൂടി പോയാരുന്നു

രണ്ട ആ പ്ര രണ്ടാളും ഒരു മാതിരി ചിരിക്കുന്നൊക്കെ ഇണ്ടായിരുന്നില്ലെടാ

അതും ഇന്നോവ തന്നെ ആയിരുന്നു ആഹ് okay ആഹ് ജെസ് ജി ജിതിൻ ഒക്കെ ഇണ്ടായിരുന്നത് ആഹ് ജെസ് ജോ ഇണ്ടായിരുന്നു

അതാണ് same wavelength ഉള്ള ആള്ക്കാര് ഇണ്ടെങ്കിലെ vibe കിട്ടു ഈ പ്രവിശ്യത്തെ പോക്കെന്നെ highlight നമ്മള് ഇവിടന്നു room ഒക്കെ എടുത്തു

ആഹ് shift ല പോയത് room ഒക്കെ എടുത്തു

അവരും വന്നു ചെറുക്കന്മാരും വന്നു രാത്രി പോയി വണ്ടി എടുത്തു

വണ്ടി എടുത്തിട്ട് നമ്മള് ആ ആ tuition ആയി ആ രാത്രി പെട്ടന്ന് തീരുമാനിക്കുന്നു ഞാൻ അപ്പൊ രാത്രി വീട്ടിൽ പറഞ്ഞു ഇപ്പൊ പോയിട്ട് വരം എന്ന് പറഞ്ഞു

രാത്രി ഷാനി വന്നു എല്ലാരും വന്നു എല്ലാരും വന്നും വണ്ടി എടുത്തു പോയി തിരിച്ചു പിന്നേം ന്നിട്ട് എന്നെ എന്നാ തുണി എടുക്കാനാ കത്ത് എടുക്കാനാ പറഞ്ഞ് ന്നിട്ട് പിന്നേം തിരിച്ചു പോയി

പാട്ടൊക്കെ ഇട്ടു അങ്ങനെ vibe ആയി പോയി

ന്നീട് എവിടെ എത്തീട്ട് ഇണ്ടാവും ഏകദേശം ഷൊർണൂർ എത്തിയോ നമ്മൾ ഉം ഷൊർണൂർ ഉം കൈഞ്ഞു ആ അവിടെ ഒക്കെ കൈഞ്ഞു കൈഞ്ഞ് പോണ വഴിക്ക്

സനത്ത് വണ്ടി ഓടിച്ചു സനത്ത് road വെച്ചലക്കി നമ്മൾ back ൽ ഇരുന്ന് full vibe ആയിരുന്നു

ആഹ് പെട്ടെന്നൊരു sound കേട്ട് ആ sound കേട്ടപ്പോ ഇങ്ങ ചിരിക്കുന്നു ഇണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കട്ട അടിയാവും ന്ന്

എന്താന്ന് ചോയ്ച്ചു വണ്ടി കൊറേ മാറ്റി ഒതുക്കി ഇറങ്ങി നോക്കിയപ്പോ ഇണ്ട് front ല് എന്തില്ല?

front ൽ bumber ൻറെ side ഭാഗം അടിച്ച് പൊളിച്ച്

ഭാഗ്യത്തിന് ഹൈ light നു ഒന്ന് പറ്റീല bumber full പോയിന്

dont cross area ആയിരുന്നു നമ്മൾ അത് ശ്രദ്ധിച്ചില്ല

spot ലത് നിര്യാതനായി

place നല്ല place ആയിരുന്നു കാരണം full straight road എന്നെ

നമ്മള് എന്താന്ന് അരിയിട്ട നമ്മൾ travel നെ കുറിച്ച് പറയുമ്പോ travel പറയണം okey ആഹ് travel travel കഥ പറയണ്ടേ അപ്പൊ പോണ വഴിക്ക് വണ്ടി side ല് നിർത്തി അപ്പൊ ഇണ്ട് ഒരു team വന്നു എന്താ പറ്റ്യന്നു ചോയിച്ചു ഞങ്ങൾ പറഞ്ഞു എന്താന്ന് അറിയില്ല എന്തോ വന്നു അടിച്ചതാണ് പറഞ്ഞു

അവിടെ ഒരാള് പടായി കെടപ്പുണ്ട് വയിലിൻറെ അട്ത്ത് ന്ന് പറഞ്ഞു

നമ്മൾ ചെന്ന് അപ്പൊ അവര് പറഞ്ഞു നമ്മളോട് വണ്ടിടെ parts കൊറച്ച് അവിടെ കെടപ്പുണ്ട് അതൊക്കെ എടുത്ത് എന്തേലും ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പം ഇപ്പം വീട്ടിന്ന് എറങ്ങീട്ടെ ഇള്ളു

അയിന് മുമ്പേ അടിച്ചെന്ന് പറഞ്ഞു

അപ്പൊ അവിടത്തെ ചേട്ടന്മാര് പറഞ്ഞു വേഗം വിട്ടോ അല്ലെങ്കി നിങ്ങൾ ഇതിനു

ആഹ് അത് നല്ല ബുദ്ധിമുട്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വേഗം വണ്ടി എടുത്ത്

ആടന്ന് മെല്ലെ scoot ആയി

അമിതമായ ഏർ അവിടെത്തില നമക് ത്രിശൂർ ആഹ് ഏയ് തൃശ്ശൂർ ഒന്ന് എത്തീറ്റില തിരിച്ച് പൊന്നിൻഡ് നാമംൽ അവടന്ന്

നാൽ അഞ്ച് പേര് അഞ്ച് പേരും അഞ്ച് ചായ കുടിച്ചു പിന്നേ എന്ത ദിവസോ അൻറെ ആയിരത്തിഅഞ്ഞൂറ്റി